ഉം സുഖായിട്ടിരിക്കുന്നു നീ എന്തെടുക്കയാണ്?

ആ കേൾക്കാം കേൾക്കാം ന വൃന്ദേ ന കേൾക്കാവോ?

ഭക്ഷണേല്ലാം കഴിച്ചു ഞാൻ ഭക്ഷണേല്ലാം കഴിച്ചിട്ട് ഫോണില് പഠിക്കയാരുന്നു. ഓ എന്താ ഏഹ് ടീച്ചര് നോട്ടൊക്കെ എന്തെങ്കിലിട്ടിണ്ടാരുന്നോ? ആ ടീച്ചര് ലിങ്ക് അയച്ചിട്ടിണ്ടാരുന്നപ്പം ആ അതിൻ്റെ നോക്കീട്ട് പഠിക്ക്യാരുന്നു കേട്ട് പഠിക്ക്യാരുന്നു. ഓ ഇപ്പഴത്തെ ഓരോരോ സാങ്കേതിക വിദ്യയുടെ വളർച്ച കാരണം എല്ലാ എടു എളുപ്പാണല്ലേ നമുക്ക് വീട്ടിലിരുന്നായാലും പഠിയ്ക്കാല്ലോ അതേ നേരത്തെയൊക്കെ ക്ലാസ്സ്‌ കഴിഞ്ഞാപ്പിന്നെ പുസ്തകത്തില് മാത്രമിരുന്നു പഠിക്കണ്ടരൊവസ്ഥയായിരുന്നു ഇതിപ്പം ഏഹ് ടീച്ചർമാര് ഇല്ലെങ്കിലും മറ്റു വല്ല്യ വല്ല്യ ടീച്ചേഴ്‌സൊക്കെ ക്ലാസ്സ് എടുക്കുന്നത് നമുക്ക് കേൾക്കാനായിട്ട് സാധിക്കുന്നു. ആ അതെ എനിക്ക് തോന്നുന്നു ഏഹ് ഇപ്പ കൊറേയൊക്കെ എന്താ പറയാ പാഠപുസ്‌തകം പോലും കയ്യിലാവശ്യമില്ല ഈ മൊബൈലിണ്ടങ്കിപ്പിന്നെ വേറൊന്നും അവർക്ക് വേണ്ടല്ലോ? അതെ എല്ലാം തന്നെ എല്ലാന് നോട്ടുകളും എല്ലാ കാര്യങ്ങൾക്കും കൃത്യമായിട്ട് ഫോണില് കിട്ടിന്നിണ്ട് പ്പം പാഠപുസ്തകത്തിലെ ഒരു ബുക്കിൻ്റെയൊരാവശ്യമുണ്ടെന്ന് തോന്നുന്നില്ല. ആ ഇപ്പോ ഏഹ് ഈ കൊറോണയുടെ സമയത്തായാലും എന്താ ഫോണില് ഓൺലൈൻ ക്ലാസ്സ്ന്നൊക്കെപ്പറഞ്ഞു മൂന്നുകൊല്ലം നമ്മളെ പൊറത്തൊന്നും പോയി പഠിക്കാതെയെങ്കിലും നമ്മടെ എന്താ പറയാ വിദ്യാഭ്യാസം മുന്നോട്ട് പോയിരുന്നല്ലോ? അതേ ഈ കൊറോണ വന്നതോടുകൂടിയാണ് ഇത്രമാത്രം വിദ്യാഭ്യാസം ഈയൊരു ഓൺലൈൻ ടെക്നോളജിയിലൂടെ വർദ്ധിക്കുമെന്ന് മനസ്സിലായത് ഈയൊരു കൊറോണ വന്നതിന് ശേഷമാണ്. ശരിയായി മനസ്സിലാക്കാൻ പറ്റിയല്ലേ? അതേയതേ പക്ഷെ ഒരുപാട് ദോഷഫലങ്ങളും ഉണ്ടെന്ന് തോന്നുന്നു വൃന്ദയിത് ഭയങ്കരായിട്ട് ബുക്കിൽന്ന് മാറി നിക്കുമ്പോ അതെയതെ നമ്മടെ ആരോഗ്യസ്ഥിതിവെച്ച് നോക്കുമ്പോ മൊബൈലധികം യൂസ്സേയ്യുന്നത് ഉപയോഗിക്കുന്നത് നല്ലതല്ല. അതെ കണ്ണിന് വയങ്കര ദോഷമാകുന്നു അതേപോലെതന്നെ ക്ലാസ്സുകൾക്കൊക്കെ ഇയർഫോൺ വെച്ച് കേൾക്കുമ്പോ ചെവിക്ക് വേദനയെടുക്കുന്നു. ദോഷങ്ങളാണ് പിന്നെ ആ അങ്ങനെ കൊറെ പരിമിതികളുണ്ട്. ആ അതെ പിന്നെ ചുറ്റുപാടുമായിട്ടുമൊര് ബന്ദോമില്ലിപ്പം ടീച്ചർമാരുവായിട്ടൊരു സംവാദമോ കുട്ടികളുമാ കുട്ടികൾക്കിടയിലൊരു ചർച്ചയോ ഒന്നുംതന്നെ ഇന്നത്തെ ക്ലാസ്സുകളില്ല എല്ലാം

എൻ്റെ ഒരു ഏഹ് എന്താ പറയാ വളരെയധികം ചുരുങ്ങിപ്പോവാണ് ഇപ്പൾത്തെ കുട്ടികളുടെ ചിന്താശേഷി കാരണവരെന്ത് ചിന്തിക്കുന്നു ആദ്യം അവർ മൊബൈലിലൂടെയാണ് ചിന്തിക്കുന്നത് എന്നുള്ളതാണ് അല്ലെ? അതേയതേ ഒന്നുംതന്നെയേ സംസാരിക്കാനോ നമുക്ക് നമ്മുടെ അഭിപ്രായങ്ങള് പറയുവാനോ ഒന്നുവില്ല അവരെന്ത് പറയുന്നോ അതേപടി നമ്മൾ കേൾക്കുന്നു അല്ലാതെ നമുക്ക് വ്യക്തമായിട്ടഭിപ്രായമോ ഒന്നുംതന്നെ ഈ ഈയൊരു ഇതിലൂടെ വളരുവാനോ വളർത്തുവാനോ സാധിക്കാത്തൊരവസ്ഥയാവും ഇതിപ്പം ഉം അത് ശരിയാണ് പക്ഷേ സാങ്കേതികവിദ്യയുടെ ഏഹ് നല്ല വശങ്ങളും നമ്മള് പറയേണ്ടതുണ്ട് കാരണം ഇപ്പോ എന്താ പറയാ പണ്ടൊക്കെയൊരു ഏഹ് ഒരാള് വിദേശത്തേക്ക് പോയാലേ

അത് ശരിയാ ആഒരു ബന്ധങ്ങളിപ്പോഴും നിലനിൽക്കുന്നതിതുപോലു ള്ള സാങ്കേതികവിദ്യയുടെ വളർച്ചകൊണ്ട് തന്നെയാണ്. ഏഹ് വീഡിയോ കോളുപോലുള്ള ഒരുപാട് കാര്യങ്ങൾ നമുക്ക് വളരെയധികം സ സൗകര്യങ്ങൾ ചെയ്യുന്നുണ്ട്.

അതെയതെ വളെ ഒരുപാട് ഗുണങ്ങളും ദോഷങ്ങളുമുണ്ടീ യൊരു സാങ്കേതികവിദ്യയുടെ വളർച്ചയിൽ ഇന്നത്തെക്കാലത്ത് ഒരുപാട് മാ ഗുണങ്ങളും ദോഷങ്ങളുമൊക്കെയുണ്ട് തോന്നുന്നുഅല്ലേ വൃന്ദാ?

അതെ പലപ്പോഴും നമ്മളയിനെ മോശം വശം മാത്രം കാണുമ്പോ അതൊരു മോശം തന്നെയായിട്ട് മാറുകയാണ് പക്ഷേ അതിന് നല്ല വശങ്ങൾ നോക്കുമ്പോ ഏറ്റവും നമുക്ക് ഉപകാരപ്രദമാകുന്ന നമ്മളെ സഹായിക്കുന്നത് ഇപ്പൊ ടെക്നോളജിയിൽ തന്നെയാണ് എന്ന് തോന്നുന്നു.

മുന്നേറ്റങ്ങൾ സൃഷ്ടിക്കാൻ കഴിയുന്ന കുതിച്ചുചാട്ടങ്ങളിണ്ടാക്കാൻ കഴിയുന്നൊരു കാര്യം തന്നെയാണിത് സാങ്കേതിക അതേ ഒരുപാട് ഒരുപാട് കഴിവുകള് വർദ്ധിപ്പിക്കാന് സാ അവസരങ്ങള് കൂടുതലും വരുന്നത് ഈ ഈയൊരു സാങ്കേതികവിദ്യയുടെ വളർച്ച മൂലമാണെന്ന് തോന്നുന്നു ഒ ത്തിരി അവസരങ്ങൾ മാധ്യമങ്ങളില് ഏഹ് ഇണ്ടാക്കി എടുക്കാനായിട്ട് കഴിയുന്നുണ്ട്. എത്രയോ പേരുടെ ജീവിതം തന്നെ രക്ഷപ്പെടുന്നുണ്ട് അത് തൊഴിലവസരങ്ങളായാലും. അതെയതെ എത്രയോ? എത്രയെത്ര അധികമാണ്? അതെ സാങ്കേതിക വളർച്ച ആഹ് നല്ല രീതിയിലുപയോഗിക്കുകയാണെങ്കിലിനിയും എത്രയോ ഏഹ് സാധ്യതകൾ ഇണ്ടാവുന്നൊരു മേഖല തന്നെയാണിത് അതെയതെ വി വി ശരിയാണ് വൃന്ദ പറഞ്ഞത്. ഒരുപാട് ഗുണങ്ങളും ദോഷ് ഇതിൻ്റെ നല്ല വശങ്ങള് കണ്ട് അതിനെ ഒരുപാട് വളർത്തിയെടുക്കാനെല്ലാ കുട്ടികൾക്കും കഴിയുമെങ്കിലതാ അതിനാ വളരെ ഉപകാരപ്രദമാണ്. അതെയതെ അത് നമുക്കിനിയും മുന്നോട്ടു കൊണ്ടു പോകാനങ്ങനെ സാങ്കേതികവിദ്യ നല്ല രീതിയിൽ സാധിക്കട്ടെ ഫിയോണ. അതെ ആഹ് ശരിയാണ് വൃന്ദ